നം നമ്പറിലെ കോഡ് കണ്ടിട്ടെങ്കിലും മനസ്സിലായോ? എടാ എനിക്കൊരു നിന്റെ ശബ്ദം എവിടെയോ കേട്ട മാതിരി. നീ ഒന്ന് ഇത് പറയ്.

എടാ എടാ നീ എത്ര ആയടാ ഇവിടെ നിന്ന് വിദേശത്തേക്ക് പോയിട്ട്. ഇത് ഒരു പ്രാവശ്യമെങ്കിലും എന്നെ ഇത് വരെ വിളിച്ചിട്ടുണ്ടോ? ഒരു ഒരു വാക്ക് മിണ്ടാതെ നീ പോയിട്ട് നീ ഇത് വരെ വിളിച്ചിട്ടില്ല എന്നെ. ഏഹ്. അതും നിന്റെ ബാല്യകാല സുഹൃത്തായ എന്നെ. ഏഹ്?

ഞാൻ വിളിക്കണമെന്ന് ഇടക്ക് ഇടക്ക് ഇങ്ങനെ വിചാരിക്കും. പക്ഷെ നടക്കൂല. തിരക്കാണ്. ആ. നിനക്ക് തിരക്കായിരിക്കും. തിരക്കായിരിക്കും. തിരക്കായിരിക്കും. ആഹ്.

അഹ്. ഓഹ്. എടാ ഒന്നും പറയണ്ടാടാ . ഇവിടെ ചെങ്കണ്ണ് തിന്നിരിക്കുകയാണ്. ആകെ തൂണ് പൊട്ടി നമുക്ക് ഇവിടെ മാത്രമല്ല നമ്മുടെ നാട്ടിലും അയൽവക്കത്തും എല്ലായിടത്തും ചെങ്കണ്ണാ. ഇപ്പോൾ നീ ഇങ്ങോട് വരണ്ട ഇനി.

അവിടെ അങ്ങനെ ഇവിടെ കാലാവസ്ഥയൊന്നും അത്ര കുഴപ്പമില്ലാട്ടോ. ഇവിടെ രാവിലെ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല മഞ്ഞ് വീഴും. ആടാ. ഈ വിദേശത്തൊക്കെ ഇവർ ഈ കാലാവസ്ഥക്ക് ഇങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നതായിട്ട് കാണില്ല.അപ്പോൾ ഇത് എന്താണ് ഈ ഏഹ് ഈ കേരളത്തിന് മാത്രമെന്താ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ? ഇനി ഇപ്പോൾ അടുത്തത് കെ-റെയിൽ ആണ് വരാൻ പോകുന്നത്. കേരളത്തെ രണ്ടാക്കി ഭാഗിക്കും. അപ്പോൾ ഇനി കാലാവസ്ഥ എന്താവുമെന്നാവോ.

ആഹ്. ഇവിടെ കുഴപ്പമില്ല. ഇവിടെ ഒരു കുറച്ചെത്തുമ്പോൾ കുറച്ചൊക്കെ കഴിയുമ്പോൾ ഏഹ് നല്ല തണുപ്പ്

മ്മ്. എന്നാൽ ഞാനും എങ്ങനെയെങ്കിലും വിദേശത്തേക്ക് എത്തിപ്പെടാൻ നോക്കട്ടെ. ഇവിടെ നിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയാണ്. പക്ഷെ നിനക്കിവിടെ വരാനൊന്നും പറ്റില്ലാട്ടോ. വരാൻ പറ്റില്ലായെന്ന്. നിനക്കൊന്നും ഇങ്ങനെ കുടുംബത്തിൽ നിന്ന് കുറെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ. മ്മ്. അതും പ്രശ്നമാണ്. മ്മ്. പക്ഷെ മലയാളികൾ ഇല്ലെടാ ഏത് സ്ഥലത്ത് പോയാലും അത് അവർ അഡാപ്റ്റ് ചെയ്ത് പോകും. അങ്ങ അങ്ങനെയൊരു ഗുണമുണ്ട്. മ്മ്. എന്നിട്ട് എന്തായി? പിന്നെ ഈ തണുപ്പ് കാലത്തൊക്കെ അവിടെ എങ്ങനെയാണ്? ഞാൻ ഇത് വരെ വിദേശത്തേക്കൊന്നും വരാത്തത് കൊണ്ടേ ഇപ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊന്നും അറിയില്ലാലോ. തണുപ്പ് കാലത്ത് നമുക്ക് പുറത്തേക്കിറങ്ങാൻ ഒന്നും പറ്റില്ല. അതായത് നമ്മൾ രണ്ട് മൂന്ന് കോട്ടൊക്കെയിട്ട് ഇറങ്ങണം. ആ രൂപത്തിലാണ്. ഓഹ് അപ്പോൾ പോളിയൊക്കെ അല്ലെ. മഞ്ഞിലൊക്കെ ഇങ്ങനെയൊക്കെ കളിക്കാൻ. എന്ത് സുഖമാണല്ലേ.

എടാ നിന്റെ വാപ്പ പറയുന്ന മാതിരി. നിനക്കിങ്ങനെ പറയാൻ എളുപ്പമാണ്. ഏഹ്? ചെയ്യുമ്പോഴാണ് പണി. മ്മ്. ഓക്കേ. എന്നിട്ട് എങ്ങനെയാണ്. ഇപ്പോൾ എന്താണ്? അവിടെ ചൂടാണ്? ചൂട് തന്നെയാണോ? ഇപ്പോൾ അവിടെ ത ഇവിടെ തണുപ്പാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അവിടെ ചെങ്കണ്ണിന്റെയൊക്കെ അവസ്ഥയെന്താടാ? എന്റെ വീട്ടുകാർക്കൊക്കെ ഉണ്ടോ? ഏയ്. നിന്റെ വീട് ആ ഒരു ഭാഗത്തേക്ക് ഇല്ല. പുത്തൻപീഡിയക്ക് ആ ഭാഗത്തേക്ക് ഇല്ല. പിന്നെ ഈ മേച്ചേരി ഭാഗത്താണ് കൂടുതൽ. എന്താണെന്ന് വെച്ചാൽ ഏഹ് ചൂട് കൂടിയിട്ടേ നേത്രരോഗം കൂടുന്നു എന്നുള്ള ന്യൂസ് ഒക്കെ ഇങ്ങനെ വന്നിരുന്നു. അതിപ്പോൾ ഇവിടെ തന്നെ വന്ന്. കണ്ണ് ആകെ ചുവന്നിട്ട് വീർത്തിട്ട് ഇപ്പോൾ കാണാനും പറ്റില്ല ഫോണിലേക്ക്

ആഹ്. കാലാവസ്ഥയുടെ പ്രശ്നമാണന്നേ. ഇവിടെ കാലാവസ്ഥ നിനക്ക് അറിയാലോ. ഇവിടെ മൺസൂൺ കാലാവസ്ഥയാണ്. എപ്പോഴാണ് മാറി മറിയുകയെന്ന് ഒരു ഐഡിയയും ഇല്ല. ഏഹ്? അൺപ്രെടിക്റ്റബിൾ ആണ് അൺപ്രെടിക്റ്റബിൾ.

ഇതിനേ ഡോക്ടറുടെ അടുത്ത് പോയ സമയത്ത് ഒരു തുള്ളിമരുന്ന് കണ്ണിലൊഴിക്കാൻ തന്നു മോനെ. എപ്പോഴും കണ്ണിൽ ഒഴിക്കുക എന്നല്ലാതെ എവിടെ ഒരു മാറ്റം. ഏഹ്? ആഹ്. ഇവിടെ പിന്നെ കാലാവസ്ഥയുടെ പ്രശ്നങ്ങളൊന്നും അങ്ങനെയൊന്നും ഇല്ലാട്ടോ. ഇവിടെ ചില ഡേയ്സ് ഈ തണുപ്പ് കൂടി ഇവിടെ നല്ല മഞ്ഞ് നോക്കുമ്പോൾ രാവിലെ മഞ്ഞ് മൂടി . അത് മാറ്റാൻ നല്ല പണിയാണ്.

മ്മ്. ഞാൻ അത് ടി.വിയിൽ മാത്രമേ കണ്ടിട്ടുള്ളു. പക്ഷെ എനിക്ക് ഇങ്ങനെ നേരിട്ട് കാണണം എന്നൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഒരുവ നിന്റെ പിന്നാലെ വരുന്നുണ്ട് ഒരു ദിവസം അങ്ങോട്. ഏഹ്?

ആഹ്. പിന്നേ നിന്റെ ഫാമിലിയെയൊക്കെ വിളിക്കാറില്ലേ നീ?

ആഹ്. പിന്നെ നീ നിന്റെ അനിയനെ ഒന്ന് വിളിക്കണമേട്ടോ. അനിയനെ ഞാൻ അന്ന് കണ്ട സമയത്തെ ചേട്ടൻ വിളിച്ചിട്ട് രണ്ട് ദിവസമായി എന്നാണ് പറഞ്ഞത്. ഏഹ്?

ആഹ്. ഓക്കേ. ഓക്കേ മ്മ്. പിന്നെ എന്തൊക്കെയാണ്? പിന്നെന്താണ്? അവിടെ ചൂട് നല്ലത് ഉണ്ടോ? അതേ. നീ ഇംഗ്ലണ്ട് നീ ഇംഗ്ലണ്ട് അല്ലെ? അവിടെ എന്താ ഒരു ഏഹ് ഒരു ആലിപ്പഴം ഇങ്ങനെ ആലിപ്പഴം ഇങ്ങനെ കൂടുതലായിട്ട് വീണു എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ന്യൂസ് കേട്ടിരുന്നു. ഒരു ഗ്രാമത്തിൽ തന്നെ ഫുൾ. അങ്ങനെ എന്തൊക്കെയോ. ആഹ്. അത് നമ്മളുടെ അവിടെ അല്ല. അത് കുറെ അപ്പുറത്താണ്. വേറെ ഒരു സ്റ്റേറ്റിലാണ്. അത് ശരി. ആഹ്. അങ്ങനെ. ഞാൻ ഇപ്പോൾ ഈ വിദേശത്ത് നിന്ന് എന്തെങ്കിലും കേട്ടപ്പോൾ ആയപ്പോൾ നിന്നെയാണ് ഓർമ വരുക. കാരണം നീയല്ലേ വിദേശത്തൊള്ളൂ ഇപ്പോൾ നമ്മുടെ ഇടയിൽ നിന്ന്. . ആഹ്. ഓക്കേ. ഓക്കേ. എടാ പിന്നെ

വയനാട് ഹലാക്കിന്റെ തണുപ്പ് ഉണ്ടാവേണ്ടതല്ലേ കുട്ടിയെ. ഇപ്പോൾ ഞാൻ പോയപ്പോൾ എനിക്ക് മനസ്സിലായത് എത്രത്തോളം ചൂടാണെന്നാണ്. അപ്പോൾ നമ്മൾ എന്താണ്? ഓരോ വർഷവും പരിസ്ഥിതിയെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഏഹ്. അവിടുത്തെ മലകളൊക്കെ മാന്തിയിരിക്കുകയാണ് ആ വയനാട്. അതാണ് അവിടെ മരങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഹലാക്കിന്റെ ചൂട്. പണ്ടൊക്കെ എന്ത് തണുപ്പായിരുന്നു വയനാട്.

വയനാട് വരെ മ്മ് കാലാവസ്ഥയെ കുറിച്ച് ഇവിടെ അങ്ങനെയല്ലാട്ടോ. ഇവിടെ നല്ല തണുപ്പാണ്. രാവിലെയും തണുപ്പ്, ഉച്ചയ്ക്കും തണുപ്പ്, രാത്രിയും തണുപ്പ്. ഒക്കെ തണുപ്പാണ് ഇവിടെ.

എടാ, പിന്നെ എനിക്ക് കുറച്ച് പണിയുണ്ട്. പണിയുണ്ടെന്ന് പറഞ്ഞ ഞാൻ പിന്നെ വിളിക്കാമെട്ടോ. ആഹ്. ആഹ്. ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ആയിക്കോട്ടെ. പിന്നെ വിളിക്കണം കേട്ടോ. നീ വിളിച്ചിട്ട് നിന്നോട് ഒരു അഡ്രസ്സും ഉണ്ടാവില്ല പിന്നെ നിന്റെ കുറച്ച് ദിവസത്തേക്ക്. അതാണ്. ആഹ്. ഓക്കേ. ഓക്കേ. ഓക്കേ.

ആടാ. ഞാൻ വിളിക്കാം. ഞാൻ വിളിക്കാം. പിന്നെ അവിടുത്തെ ചെങ്കണ്ണൊക്കെ മാറിയാൽ പറയിട്ടോ.